one ൻ്റെ cube ന്നാണ് പറഞ്ഞേക്കുന്നെ അപ്പൊ അതെന്തായിരിക്കും minus one ആയിരിക്കും one into one into one എന്ന് പറയുന്നത് one ആണ് പിന്ന minus ൻ്റെ cube ആവുന്ന സമയത്ത് minus തന്നെ ആയിരിക്കും minus one എന്ന് നമുക്ക് കിട്ടി അല്ലെ two into minus one ൻ്റെ square എന്തായിരിക്കും positive one ആയിരിക്കും minus one into minus one എന്താ positive one ആണ് so two into one ഇനി അടുത്ത term നോക്കിയേ minus one plus six minus one plus six minus one plus six എന്തെന്നും എഴുതാം six minus one എന്നും എഴുതാലോ തിരിച്ചൊന്നു ഇട്ടുന്നുള്ളതേ ഉള്ളു six minus one എന്താണ് answer five എന്ന് കിട്ടും അല്ലെ അപ്പൊ plus five എന്ന് കിട്ടും

വരെ എല്ലാ chapters ലും നമുക്ക് integers ൻ്റെ sum multiplication ഒക്കെതന്നെ ആവശ്യമുണ്ട് ചെയ്യുന്ന സമയത്ത് തെറ്റിപോകാതിരിക്കാൻ വേണ്ടിട്ട് കൂടുതൽ questions extra ആയിട്ട് ചെയ്തു നോക്കാ വെറുതെ ഏർ ചെയ്തു നോക്ക അപ്പൊ minus two plus six എത്രയാണ് അല്ലെങ്കിൽ minus two minus six എത്രയാണ് അങ്ങനെയൊക്കെയുള്ള questions വെറുതെ ഇ നോക്കിയിരുന്ന മതി അപ്പൊ നിങ്ങക്ക് നിങ്ങടെ fault എവിടെയാണ് നമുക്കത് മനസിലാക്കി അതൊന്ന് recover ചെയ്തെടുക്കാനായിട്ട് പറ്റും okay ഇനി നോക്കിയേ is equal to three into minus one എന്താ minus three two into one plus two plus one is equal to minus three plus two ആണല്ലോ minus three

ഇവിടെയും different ആയിട്ടുള്ള sign ആണ് subtract ചെയ്യുക അതിനു ശേഷം വലിയതിൻ്റെ sign കൊടുക്കാ is equal to four എന്ന് okay അപ്പൊ p of x is equal to നമുക്ക് തന്നു x is equal to minus ഒന്നു ആയപ്പോ p of minus one എന്ന് പറയുന്നത് final ഉത്തരം four എന്ന് കിട്ടി so ഇതാണ് text ലെ definition എന്ന് പറയുന്ന ഒന്ന് വായിച്ചു നോക്കിയേ if p of x is a polynomial in x and if k is anyreal number then the value of into by replacing x by k is p of x is called the value of p of x at x is equal to k clear ആയിക്കാണും ന്നു വിശ്വസിക്കുന്നു എങ്കിലും ഞാനൊന്നു explain ചെയ്യാം അപ്പൊ p of x എന്ന് പറയുന്ന ഒരു polynomial നമുക് തന്നു example ഞാനിപ്പോ ചെയ്തിരിക്കുന്ന example വെച്ചിട്ടു നോക്കിയാ മതി

ഏത് values വേണങ്കിലും കൊടുക്കാം അതിനു വേണ്ടീട്ടാണ് എന്താ k ന്നു പറയുന്ന ഏതായിക്കോട്ടെ ഒരു real number real numbers ലു ഏത് വേണമെങ്കിലും rational ആകാം irrational ആകാം natural numbers whole numbers integers ഏത് വേണമെങ്കിലും ആകാ so general ആയിട്ട് k എന്ന് കൊടുത്തു okay അപ്പൊ if x ഏർ p of എന്ന് പറയുന്ന ഒരു polynomial നെ at a is any real number അങ്ങനെയാണ് എങ്കിൽ then the value obtained by replacingx by k അല്ലെ നമ്മുടെ example ൽ എന്താ ചെയ്തേ ആ x നു പകരം one എന്ന് കൊടുത്തു അതെ രീതിയിൽ തന്നെ ഏതാണോ p of x തന്നെ ആ ഒര p of x ലേക്ക് x നു പകരം k എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ if p of x p of x ലേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ is called the value of the p of x at x ix equal to k അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ finally കിട്ടുന്ന ഉത്തരത്തെ എന്തെന്ന് പറയാനായിട്ടു പറ്റും it is known as the value of p of x p of x ൻ്റെ value ആണ് എവിടെ x എന്ന് പറയുന്നത് k ആയിക്കഴിഞ്ഞപ്പോ clear ആയോ ആ example വച്ചിട്ട് compare ചെയ്തു പഠിച്ചിരുന്നാൽ മതി അപ്പൊ ഏർ definition ചോദിക്കു ആയാലും ഏർ നമ്മുടെ own words ൽ എഴുതിയിരുന്നാ മതി concept ഒന്ന് clear ആവണം ന്നുള്ളതേ ഉള്ളു basic കാര്യങ്ങള്ന്നു പറയുന്ന ഒരു p of x തരുന്നു x ന് ഏതൊരു real number വേണമെങ്കിലും കൊടുക്കാം അത് വച്ചിട്ട് ഏർ replace ചെയ്യുന്ന സമയത്ത് final ഉത്തരം എന്ന് പറയുന്നത് the value of the p of x at x ix equal to k എന്നാണ് ഇതിനാണ് value of the polynomial എന്ന് പറയുന്നെ അപ്പൊ ഇവിടെയും ഏർ ചോദിക്കാൻ സാധ്യതയുള്ള question ന്നു പറഞ്ഞാൽ direct p of x തരാം അതിലേക്ക് x is equal to ഇന്ന number ഒരു number തന്നു കഴിഞ്ഞിട്ടു ഈ number തരാം so ആ ഒരു number ഇട്ടു കൊടുക്കുമ്പോ എത്ര ആയിരിക്കും അയിന്റെ value ന്ന് കണ്ടുപിടിക്കാം അപ്പൊ simple ആയിട്ട് ഉള്ള കാര്യമാണ് just calculation clear ആകണം ന്നുള്ളതേ ഉള്ളൂ next ആയിട്ട് നമുക്കിനി നോക്കാനുള്ളത് zero of the polynomial എന്താണ് അതിനു മുന്നേ ആദ്യം നമുക്കൊരു example വഴി അതിലേക്ക് പോകാം അതെ പോലെത്തന്നെ zero of the polynomial പഠിക്കാൻ പോവ്വാണ് ഇതിനു വേണ്ടീട്ട് ഞാനൊരു p of x എടുക്കാണ് p of x is equal to x square minus three x minus four തന്നെ ഒന്ന് ചെയ്ത് നോക്കിയെ x is equal to minus one ൽ നിൻ്റെ value എന്താണ് ഒന്നു ചെയ്തു നോക്കിയേ ഞാനും ഒപ്പത്തിന് ചെയ്യാം എങ്കിലും എൻ്റെ കൂട്ടത്തി തന്നെ ഒന്ന് ചെയ്തു നോക്കണം ട്ടോ അപ്പൊ p of minus one എന്ന് പറയുന്ന നമ്മൾ കൊടുക്കാണ് p of minus one ഇട്ടു കൊടുക്കുമ്പോ ഈ x നു പകരം minus one ഇട്ടു കൊടുക്കുന്നു minus one raised to the power two minus പിന്നെ അടുത്ത x നു പകരം എന്താ minus one minus four ഇനി ഇവിടെ നേരെ നോക്കിയേ ഇവിടെ ഒരു കുത്ത് മാത്രാ ഇട്ടേക്കുന്നനെ so അത് വേണംന്നുണ്ടെങ്കിൽ three into minus one നമ്മള് സാധാരണ into ആണേ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ three ഇങ്ങനെ just

ഈ ആഹ് cross mark ഇടണംന്ന് ഇല്ല നമ്മള് ചിലപ്പോ ഇങ്ങനെയായിരിക്കും എഴുതുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞു തന്നെ okay okay അപ്പൊ ഇനി നമുക്കിത് solve ചെയ്യാം solve ചെയ്യുന്ന സമയത്ത് minus one ൻ്റെ square is equal to one ആണ് ഇനി minus three into minus one minus three into minus one എന്താ plus three ആണല്ലോ minus three into minus one plus three minus four one plus three is four minus four four minus four is zero എല്ലാർക്കും zero കിട്ടിയാർന്നോ എൻ്റെ കൂടെ ചെയ്തവർക്കെല്ലാം okay അപ്പൊ നോക്കിയെ p of x is equal to x square minus three x minus four നു പകരം x is equal to minus one ഇട്ടു കൊടുത്താൽ

four ഒന്ന് കണ്ടുപിടിച്ചു നോക്കിയേ ഇതു എന്റെ കൂടെത്തന്നെ ചെയ്യണേ p of four എന്നിട്ടു കൊടുക്കുമ്പോൾ for p of four is equal to four ൻ്റെ square അല്ലെ x square ഇവിടെ x ന്നു പറയുന്നെ four ആണ് ഞാൻ ഇട്ടു കൊടുക്കാൻ പറഞ്ഞ so four ൻ്റെ square minus three into x ന്നു പറയുന്നത് four minus ആ four അങ്ങനെതന്നെ ഇടുന്നു clear ആണല്ലോ അടുത്ത step ൽ എന്ത് കിട്ടും four ൻ്റെ square ന്നു പറയുന്നത് sixteen minus three into four എന്ന് പറയുന്നത് twelve minus four okay ഇനി നോക്കിയേ അടുത്ത step ല് sixteen minus twelve എന്താ വീണ്ടും നമുക്ക് four കിട്ടി minus ആ four അങ്ങനെതന്നെ വരുന്നു അപ്പോൾ four minus four ന്നു പറയുന്ന എന്ത്ന്ന് കിട്ടി zero എന്ന് കിട്ടി so p of x is equal to x square minus three x minus four എന്നായിരുന്നു question അതിലേക്ക് x is equal to minus പറഞ്ഞു നമ്മൾ ആദ്യം ഇട്ടു കൊടുത്തു x is equal to minus one ഇട്ടു കൊടുത്തപ്പോഴും zero കിട്ടി x is equal to four ഇട്ടു കൊടുത്തപ്പോഴും നമുക്ക് zero കിട്ടി clear ആണോ അപ്പൊ ഇങ്ങനെ ഒരു polynomial അവര് തന്നു ആ polynomial ലേക്ക് കുറച്ചു values ഇട്ടു കൊടുക്കുമ്പോ നമുക്ക് അതിൻ്റെ value at that point ഏതാണോ ഇട്ടു കൊടുക്കുന്നെ ആ point ൽ zero ആണ് ഉത്തരം കിട്ടുന്നെ എങ്കിൽ ആ point നെ അതായത് x is equal to four ഇട്ടു കൊടുക്കുമ്പോഴും x is equal to minus one ഇട്ടു കൊടുത്താ മതി അപ്പൊ minus one എന്നും four ന്നും പറയുന്ന ആണ് എന്ത് zero of the polynomial എന്ന് പറയുന്നത് clear ആണോ അതായത് ഒരു polynomial നമുക്ക് തരുന്നു ആ polynomial ലേക്ക് ചില numbers എല്ലാ numbers ഉം ഒന്നും വിട്ടുകൊടുത്താൽ ഇപ്പോ ഇതിലേക്ക് two ഇട്ടുകൊടുത്താൽ നമുക്ക് വേറൊരു number ആണ് കിട്ടുന്നെ പക്ഷെ ഇതിലേക്ക് minus one ഓ four ഓ ഇട്ടു കൊടുക്കാണ് ന്നുണ്ടെങ്കിൽ നമുക്ക് final ഉത്തരം എന്താ കിട്ടുന്നെ zero ആണ് കിട്ടുന്നെ so ആ രീതിയിലേക്ക് ഏതെങ്കിലും ഒരു polynomial ലേക്ക് ഒരു particular number ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് zero ആണ് കിട്ടുന്നെ എങ്കിൽ ആ number നെ എന്തെന്ന് പറയുന്നു ആ polynomial ൻ്റെ zero ആണെന്ന് പറയാനായിട്ടു പറ്റും clear ആണ് ഇതേ രീതിയിൽ തന്നെ ഒരു example നമുക്ക് ചെയ്യാം അതിനു മുന്നേ ഞാൻ ഇതിൻ്റെ definition ഒന്ന് പറഞ്ഞു തരാം അപ്പൊ ഇതാണ് ഏർ zero of the polynomial ൻ്റെ definition എന്ന് പറയുന്നത് നോക്കിയേ A real number k ഇവിടെയും k എന്നാണ് ഞാൻ general ആയിട്ട് എടുത്തേക്കുന്നെ അതായത് നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്നെ example ലു minus one four ന്നു വന്ന് ന്നെ ഉള്ളു ഇതനുസരിച്ചു polynomials മാറുന്നെ അനുസരിച്ച് values മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഏതൊരു real number വേണമെങ്കിലും നിങ്ങൾക്ക് ആക അതുകൊണ്ടാണ് a real number k എന്ന് general ആയിട്ട് എടുത്തിരിക്കുന്നെ അപ്പൊ real number k is said to be the

അതായത് ഇവിടെയും value തന്നാ കണ്ടുപിടിക്കുന്നെ ആ p of x ലേക്ക് x നു പകരം k ഇട്ടു കൊടുക്കാണ് അല്ലെ value തന്നെയാ കണ്ടുപിടിക്കുന്നെ പക്ഷെ ആ value എന്തായിരിക്കണം finally zero ആണ് നമുക് value ആയി കിട്ടുന്നത് എങ്കിൽ ആ പേരിനെ പറയുന്ന പേരാണ് എന്തന്ന് zero of the polynomial എന്ന് ആദ്യം നമ്മള് value of the polynomial പഠിച്ചപ്പോ അവിടെ നമുക്ക് വേറെ numbers ഒക്കെയാ കിട്ടിയേക്കുന്നെ അല്ലെ പക്ഷെ ഇവിടെ ആ ഒരു polynomial ലേക്ക് minus one ഉം four ഉം ഇട്ടു കൊടുത്ത പ്പൊ ഞാൻ minus one ഉം four ഉം ഇട്ടുകൊടുക്കാൻ പറഞ്ഞു കൂട്ടുകാരത് ഇട്ടു നോക്കി അപ്പോ നമുക്ക് അതിൻ്റെ value ആയിട്ട് കിട്ടിയത് എന്തായിരുന്നു zero ആണ് അങ്ങനെ particularly zero തന്നെയാണ് value of the polynomial ആയിട്ട് കിട്ടുന്നെ എങ്കിൽ അതിനെയാണ് നമ്മള് zero of the polynomial എന്ന് പറയുന്നെ. ഇനി നമുക്ക് അടുത്ത ഒരു example കൂടി നോക്കാം so അടുത്തൊരു example ഞാൻ എഴുതാണെ p of x is equal to x square plus seven x plus ten x square plus seven x plus ten ഇതിലേക്ക് p of minus five ഒന്നിട്ടു ചെയ്തു നോക്കിയെ അതായത് yah, x is equal to minus five ഒന്ന് ചെയ്തു നോക്കിയെ so ഞാനും ചെയ്യാം

so minus five ഏർ ഇതിൻ്റെ square എന്ന് പറയുന്നെ എന്താണ് minus five into minus five ന്നാണ് എന്താ twenty five എന്ന് വരും അല്ലെ അതുമാത്രല്ല power even number ആണ് വന്നേക്കുന്നെ അതുകൊണ്ടെന്തായാലും positive എ വരത്തുള്ളൂ that is twenty five എന്ന് കിട്ടും ഇനി plus seven into minus five എത്രയാ minus thirty five plus ten okay five minus thirty five plus ten എന്ന് പറയുന്നെ ഇനി twenty five

അപ്പോ എന്തുചെയ്യുക subtract ചെയ്യുക വലിയതിൻ്റെ sign കൊടുക്ക അപ്പൊ എന്ത് കിട്ടും minus ten എന്ന് കിട്ടത്തില്ലേ twenty five minus thirty five എന്തെന്ന് കിട്ടും minus ten ഇനി plus ten അങ്ങനെ തന്നെ ഉണ്ട് അപ്പോ minus ten plus ten എന്ത്ന്ന് കിട്ടും is equal to zero ന്ന് കിട്ടും Clear ആയോ ഈയൊരു p of x ലേക്ക് p of minus five ഏർ ചെയ്തു നോക്കിയപ്പോ നമുക്ക് zero എന്ന് കിട്ടി so ഈ minus five എന്ന് പറയുന്നത് ഈ ഒരു polynomial ൻ്റെ zero ആണെന്ന് പറയാൻ ആയിട്ട് പറ്റും so ഇത് ഇതിൽ തന്നെ x is equal to minus two ഒന്ന് ഇട്ട് നോക്കിയെ ഒന്ന് ചെയ്തു നോക്കിയെ ഞാൻ ഒപ്പം ചെയ്യാം p of minus two എന്ന് പറയുമ്പോ എന്തെന്നുവരും minus two ൻ്റെ square plus seven into minus two plus ten എന്ന് കിട്ടും ആണല്ലോ minus two ൻ്റെ square എന്ന് പറയുന്നത് four Four seven into minus two എന്താ minus fourteen അല്ലേ four minus fourteen plus ten എന്നു പറയാം okay is equal to four minus fourteen is minus ten four minus forteen minus ten minus ten plus ten is equal to എന്ത് ന്നു കിട്ടും zero ന്നു കിട്ടും കണ്ടോ അപ്പൊ ഇങ്ങനെ ഏതാണോ p of x തരുന്നത് ആ p of x ലേക്ക് ഏത് Value ആണോ ഇട്ടുകൊടുക്കുന്നെ zero കിട്ടാനായിട്ട് ആ Value വിനെ പറയുന്ന പേരാണ് zeros ന്ന് അപ്പൊ finally നമുക്ക് conclude ചെയ്യാം therefore Minus five and minus two are the

പക്ഷെ ഇവിടെ ഈ ഒരു conclusion കൊടുക്കണ്ട കാര്യ ഇല്ല കാരണം ഞാനിവിടെ minus five ഇട്ടു കൊടുക്കാൻ പറഞ്ഞു നിങ്ങളിട്ടു നോക്കി zero കിട്ടി minus two ഇട്ടു കൊടുക്കാൻ പറഞ്ഞു minus two ഇട്ടു നോക്കി zero കിട്ടി okay പക്ഷെ ഈ minus five ഉം minus two ഉം തന്നെയാണ് ഇട്ടു നോക്കണ്ടേന്ന് നമുക്കെങ്ങനെ അറിയാം അതിനു വേണ്ടീട്ടാണ് ഇനി നമ്മള് linear polynomial ഉം quadratic polynomial ഉം zeros of the polynomial കണ്ടുപിടിക്കാ എന്ന് പറഞ്ഞു അതിനു വേണ്ടീട്ട് നമുക്ക് വേറൊരു method തന്നെയുണ്ട് ഏതൊക്കെയാണ് zero of the polynomial എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു method ഉണ്ട് അത് linear polynomial ൻ്റെ ഒരു method ആണ് അത് കഴിഞ്ഞിട്ട് quadratic polynomial ഒരു method ആണ് അപ്പൊ hello നമസ്ക്കാരം hello നമസ്കാരം എന്തൊക്കെയുണ്ട് നല്ല വിശേഷം നിങ്ങളവിടെ നല്ല വിശേഷമല്ലേ ആ നല്ല വിശേഷമാണ് ആ നമുക്കിന്ന് ഒരു tour നെ കുറിച്ച് പറഞ്ഞാലോ ആ പറയാം നമുക്കിന്ന് നമ്മൾ കുടുംബത്തിനോടൊപ്പം പോയ tour പറയാം അല്ലെ ആ അതെ എന്നാൽ നീയൊന്നു തുടങ്ങി വെക്കൂ നമ്മൾ tour പോയത് നമ്മൾ എല്ലാവരും ക പാട് കൂടിയിട്ടാണ് നമ്മൾ ഏർ നമ്മളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയം എട്ടു മണി ആയിരുന്നു അല്ലേ ആ ശരിയാണ് നമ്മൾ എട്ടു മണിക്ക് ഇറങ്ങി എന്നിട്ട് നമ്മൾ കുറച്ച് യാത്ര ചെയ്ത് അയ്മ്പത്തി അഞ്ചിൽ എത്തിയപ്പോൾ നമ്മൾ എണ്ണയടിക്കാൻ

ആ വളരെ ശരിയാണ് എണ്ണയടിക്കാൻ pumb ലേക്ക് കയറിയപ്പോൾ നമ്മളുടെ വണ്ടിയിലേക്ക് അടിക്കേണ്ടത് diesel ആയിരുന്നു പക്ഷെ petrol petrol അടിക്കുന്ന സ്ഥലത്ത് നിന്നും അവർക്ക് മാറിയത് പേ ഏർ diesel നു പകരം petrol ആയിരുന്നു അതുകൊണ്ടു തന്നെ നമ്മളുടെ വണ്ടി നീക്കാൻ പറ്റില്ല എന്ന് നമ്മൾ അപ്പോഴത്തെ work shop ൽ കൊണ്ട് വെച്ചിരുന്നു അല്ലെ

ആ ശരിയാണ് car അവര് തന്നെ ശരിയാക്കിത്തരാമെന്നു പറഞ്ഞു എന്നിട്ട് നമ്മൾ അമ്മായുടെ വീട്ടിൽ പോയി കുറച്ചു നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ നിന്നു അല്ലെ

അതുപോലെ തന്നെ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു ഏർ അവിടുന്ന് അടിച്ചിന് മുന്നേ അടിച്ചിരുന്നത് അതും അവർ അടിച്ച് തന്നു എന്നിട്ട് നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിരുന്നു അല്ലെ ആ ശരിയാണ് നമ്മൾ car ഒക്കെ ശരിയാക്കി കിട്ടിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും നമ്മൾ എന്നിട്ട് car ൽ കയറി നമുക്ക് പോകണോ പോണ്ടയോ എന്ന് അറിയില്ല എന്നിട്ട് നമ്മൾ പോവാൻ തന്നെ തീരുമാനിച്ചു നമ്മൾ കോഴിക്കോട്ടേക്കായിരുന്നു അല്ലെ പോയത് ആ നമ്മൾ കോഴിക്കോട്ടിലായിരുന്നു പോയെ ഞങ്ങൾ അതിന് മുന്നേ ഏർ വേറെ കുറെ സ്ഥലത്തൂട്ടൊക്കെ പോവാൻ ഉദ്ദേശിച്ചിരുന്നു പിന്നെ സമയം കുറെ വൈകിയത് കൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട്ടിലേക്ക് മാത്രം പോവാം എന്ന് കരുതി അല്ലെ ആ ശരിയാണ് നമ്മൾ എന്നിട്ട് കോഴിക്കോട്ടേക്ക് തന്നെ പോവാൻ കരുതി എന്നിട്ട് നമ്മൾ കുറെ യാത്ര ചെയ്തു അപ്പോഴൊന്നും ഒരു പ്രശ്നവുമി ഉണ്ടായിരുന്നില്ല ഏർ എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ എപ്പോഴാണ് hotel ൽ കയറിയത് എത്തിയപ്പോഴല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയത് ആ അത് തന്നെ നമ്മൾ രണ്ടരയായപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി car ൽ നിന്നിറങ്ങിയത് നമ്മൾ ഏർ ഒരു എട്ടോളം ബിരിയാണി order ചെയ്തിരുന്നു അല്ലെ ആ ശരിയാണ് നമ്മൾ എല്ലാവരും hotel ൽ കയറിയാണ് ഭക്ഷണം കഴിച്ചത് എന്നിട്ട് ചിലരൊക്കെ ബാക്കി വെച്ചിരുന്നു എന്നാലും അത് ചിലരൊക്കെ കഴിച്ച് ഏർ ശാരിയാക്കി അല്ലെ

ആ അത് വളരെ ശരിയാ ഞാൻ മറന്നു പോയതാ നമ്മൾ കുറച്ചു നേരം car ൽ വിശ്രമിച്ചിട്ടാണ് പോയത് കാരണം ദാഹമൊക്കെ ഉണ്ടായിരുന്നു ബിരിയാണി അല്ലെ കഴിച്ചത് അതുകൊണ്ടു തന്നെ നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ആ ശരിയാണ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ കൊണ്ട് പോയിരുന്നു അല്ലെ അഞ്ചോളം കുപ്പ്പിയോളം വെള്ളം നമ്മൾ കൊണ്ടുപോയിരുന്നു അത് നമ്മൾ മലപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും ഒരു കുപ്പി വെള്ളം തീർന്നിരുന്നു സാരമില്ല കാരണം നമുക്ക് എവിടുന്നും വെള്ളം നിറക്കാമല്ലോ ഇപ്പം നമ്മളെ നൊർച്ചും വെള്ളം വെള്ളം ഉണ്ടല്ലോ അല്ലെ ആ ശാരിയാണ് അന്ന് ഭയങ്ക ഏർ അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു പിന്നെ നമുക്ക് വണ്ടിയിൽ പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ അപ്പോൾ petrol അടിക്കാൻ കേറിയപ്പോൾ അവിടുത്തെ പ്രശ്നം കൊണ്ട് പാട്ടൊക്കെ തകരാറിലായി അതുകൊണ്ട് പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ അത് വളരെ ശരിയാണ് നമ്മൾ petrol ന്റെ petrol അടിക്കുന്ന സമയത്ത് petrol ന്റെ tank clean ആക്കിയപ്പോൾ എന്തോ correction വന്നതുകൊണ്ട് തന്നെ നമ്മളുടെ പാട്ടിൻ്റെ system വും AC യുടെ system വും എന്തോ damage ലായതുകൊണ്ടു തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അല്ലെ ആ ശരിയാണ് എന്നിട്ട് നമ്മൾ യാത്ര പിന്നെയും തുടങ്ങി എന്നിട്ട് നമ്മൾ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് ഒരു ഏർ നാല് മൂന്ന് മണിയായിട്ടുണ്ടാകും അപ്പോഴാണ് നമ്മൾ കോഴിക്കോടെത്തിയത് അല്ലെ നമ്മൾ കോഴിക്കോട് എവിടെയാന്ന് പറഞ്ഞില്ലാലെ ആ ശരിയാണ് നമ്മൾ കോഴിക്കോട് beach ലേക്കായിരുന്നു പോയത് അപ്പോൾ താനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു hotel ൽ മുമ്പിൽ ഒരു parking area ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു നമ്മൾ park ചെയ്തത് പക്ഷെ അവിടെയല്ലായിരുന്നില്ല നമുക്ക് park ചെയ്യേണ്ടത് അല്ലെ

ആ ശരിയാണ് പിന്നെ നമ്മൾ നമ്മൾ കുറച്ചും കൂടി പോയപ്പോൾ നമ്മുടേ കോഴിക്കോട് beach ലേക്കുള്ള parking area എത്തിയപ്പോൾ അവിടേക്ക് നമ്മൾ car park ചെയ്തു പക്ഷെ അവിടെ നമ്മൾ ഇരുപത് രൂപ അയാൾക്ക് കൊടുത്തിരുന്നു കാരണം എല്ലാവരും ഇരുപത് രൂപ വെച്ചാണ് കൊടുത്തിരുന്നത് അല്ലെ ഉം അത് വളരെ ശരിയാണ് എന്നിട്ട് നമ്മൾ പുറത്തേക്കിറങ്ങി ഏർ പുറത്തേക്കിറങ്ങി നമ്മൾ കുറച്ചൊക്കെ അങ്ങട് നറ നടന്നു പോയി അല്ലെ ആ അപ്പോൾ ചെറിയ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അല്ലെ

ആ ശരിയാണ് പിന്നെ കടലിലെത്താൻ കുറച്ചു നടക്കണ്ടി വന്നിരുന്നു എന്നാലും നമ്മൾ മഴയൊക്കെ തോർന്ന് നമ്മൾ വീണ്ടും നടക്കാൻ ആരംഭിച്ച് നമ്മൾ കടലിലെത്തി എന്നിട്ട് നമ്മൾ കുറെ നേരം കളിച്ചു അല്ലെ ഉം കളിക്കുന്നതിനിടെ കുറെ drainage കൾ കണ്ട് അതിലേക്ക് ഏർ വാസന നല്ലെ ഉണ്ടായിരുന്നു അല്ലെ ആ ശരിയാണ് നീ പറഞ്ഞത് പിന്നെ നമ്മൾ കുറെ കച്ചവടക്കാരെ യൊക്കെ കണ്ടു പിന്നെ നെ നിറയെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് beach ൽ അല്ലെ ആ അത് ശരിയാണ് മീൻ പുടി പിടിക്കാൻ വേണ്ടി കുറെ ആളുകൾ വന്നിരുന്നു നമ്മൾ കടലിൽ കളിക്കുന്ന സമയത്ത് അപ്പോ അഹ് ആ അങ്ങേ തലക്കേൽ നിന്ന് ഒരു boat വരുന്നത് നമ്മൾ കണ്ടിരുന്നു അതിൽ ഇഷ്ട്ടം പോലെ മീനുകൾ ഉണ്ടായിരുന്നു അല്ലെ ആ ശരിയാണ് നമ്മൾ അതൊക്കെ കണ്ടിരുന്നു നമ്മൾ കുറെ നേരം അവിടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് നാലുമണിയായിട്ട് നമ്മൾ ചായ കുടിക്കാൻ കേറിയാല്ലോ അല്ലെ ഉം നമ്മൾ ചായ കുടിക്കാൻ കേറി നമ്മളുടെ ഏർ കൂടെ ഉണ്ടായിരുന്ന രണ്ടു കുട്ടികൾക്ക് ചായ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഫ്രൂട്ടി വാങ്ങിക്കൊടുത്തു അല്ലെ ആ ശരിയാണ് അവർക്ക് രണ്ടുപേർക്കും ഫ്രൂട്ടി വാങ്ങിക്കൊടുത്ത് നമ്മൾ ചായയും കടിയും ഏർ കുടിച്ചു എന്നിട്ട് നമ്മൾ കുറെ നേരം അവിടെ കളിച്ചു അല്ലെ ആ അത് ശരിയാണ് നമ്മൾ ചായ എല്ലാം കുടിച്ച് നമ്മൾ പൊക്കുവട ആയിരുന്നു എല്ലാവർക്കും ഓരോ ക പൊക്കുവട വാങ്ങി ഫ്രൂട്ടി ഫ്രൂട്ടി കുടിച്ചവർക്ക് ഓരോ മാങ്ങയും വാങ്ങിക്കൊടുത്തു അവർക്കും പൊക്കുവട ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സുർക്കയിലിട്ട മാങ്ങ വാങ്ങിക്കൊടുത്ത് അവിടുന്ന് പിന്നെയും കുറെ നേരം കളിച്ചു അല്ലെ ആ ശരി ആണ് അപ്പോഴേക്കും കുറച്ചൊക്കെ മഴ പെയ്ത് നമ്മൾ വീണ്ടും car ഇലേക്കു തന്നെ പോയിരുന്നു അല്ലെ ആ ശരിയാണ് car ലേക്ക് തന്നെ പോയിരുന്നു എന്നിട്ട് നമ്മൾ കുറെ നേരം നടന്നതു കൊണ്ടുതന്നെ അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ലാത്തതു കൊണ്ട് തന്നെ നമ്മുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അരമണിക്കൂറോളം അതിന്റെ ഉള്ളിൽ ഇരുന്നു അല്ലെ ശരിയാണ് എന്നിട്ട് നിങ്ങൾ പോയി ice ഉം ഏർ വാങ്ങി വരാൻ പറഞ്ഞു കൊണ്ട് നിങ്ങൾ ice വാങ്ങാൻ പോയിരുന്നു അല്ലെ ആ ഞങ്ങൾ ice വാങ്ങാൻ പോയിരുന്നു ഞാനും മാമനും ആയിരുന്നു ice വാങ്ങാൻ പോയത് കുറെ ദൂരം നടന്ന് ഞങ്ങൾ അഹ് ഒരു ice കാരന്റെ അടുത്തേക്ക് പോയി ഏർ പത്ത് ice വാങ്ങി ഏർ നൂറ് നൂറ്റി അയിമ്പത് രൂപയോളം ആയി പതിനഞ്ചിന്റെ sip ഏർ ice ആയിരുന്നു വാങ്ങിയത് നമ്മൾ ഞങ്ങൾ അത് അതുകൊണ്ടു വന്ന് ഉം car ലേക്ക് വന്നു എന്നിട്ട് നിങ്ങൾ എല്ലാ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു അല്ലെ ആ ശരിയാണ് നിങ്ങൾ ice വാങ്ങാൻ പോയപ്പോൾ കുറേ നടന്നു അല്ലെ ഉം കുറെ നേരം നടന്നു കാരണം അവിടെ മഴ നല്ലവണ്ണം ഉണ്ടായതു കൊണ്ട് തന്നെ നമ്മൾ ഒരു കടയിലാക്ണ് കേറിയത് അല്ലെങ്കിൽ വഴിയോരത്ത് കുറെ കടയിലൊക്കെ ഉണ്ടാവും ഇപ്പൊ മഴ ആയത്കൊണ്ടു തന്നെ

ആ ശരിയാണ് പിന്നെ നമ്മൾ ice ഒക്കെ തിന്ന് ഏർ അടിപൊളിയായിരുന്നു beach ൽ നമ്മൾ കളിച്ചതുമൊക്കെ ശരിയല്ലേ ആ അത് വളരെ ശരിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടിരുന്നു അല്ലെ ആ നമ്മൾ car ൽ കയറിയപ്പോൾ ഒരു ആറ് മണി ആയിരുന്നു സമയം ആ അത് വളരെ ശരിയാണ് നമ്മൾ ഗൂഗിൾ map വഴിയായിരുന്നു നമ്മൾ അവിടേക്കും ഇങ്ങോട്ടും അഹ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരുന്നത് അല്ലെ അതെ നി പറഞ്ഞത് ഭയങ്കര ശരിയാണ് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് പോന്നപ്പോൾ map ശരിയായി നമ്മൾ നോക്കി പോ പോയിരുന്നു പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചില തെറ്റുകളൊക്കെ പറ്റി അല്ലെ ഏർ നമ്മൾ വേറേ route ലൂടെ ആയിരുന്നു പോവാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ map നോക്കുന്നിനിടെ വഴി തെറ്റി നമ്മൾ വേറെ route ലൂടെയായിരുന്നു പോയിരുന്നത് അല്ലെ ആ ശരിയാണ് നമ്മുടെ മാമൻ ഏർ ഒക്കെ നോക്കാൻ പറഞ്ഞിരുന്നു അപ്പോഴാണ് ഏർ ചിലരൊക്കെ board ൽ നിന്ന് പേര് വായിച്ചു ചിലരൊക്കെ root നോക്കി ആദ്യം നീ പറഞ്ഞ root ആയിരുന്നു ശരി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആ route ലൂടെയാന്ന് നമുക്ക് ഈ route ലൂടെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ആ route ലൂടെ പോയി ചുറ്റിവളഞ്ഞ് നാം ഞാൻ പറഞ്ഞ route ലൂടെ തന്നെ നമ്മൾ പോയിരുന്നു അല്ലെ ആ ശരിയാണ് പക്ഷെ നമ്മൾ മാമൻ പോയ വഴിയിൽക്കൂടെ പോയപ്പോൾ അവിടെ ഒരു ഇരുട്ടുള്ള സ്ഥലമായിരുന്നു കാരണം രാത്രിയായിരുന്നു ഒരു മനുഷ്യനോ light ഓ ഒന്നുമില്ല

ആ road ൽ നമ്മുടെ car മാത്രമേ ഉണ്ടായിരുന്നുള്ളു പിന്നെ വലിയ മല പ്പുറം town ലോക്കെ എത്തിയപ്പോഴേക്കാണ് വലിയ lorry കളുമൊക്കെ ഉണ്ടായിരുന്നത് അത് വരേക്കും ഒരു car ഓ വണ്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ആളുകളുമൊന്നു ഉണ്ടായിരുന്നില്ല അല്ലെ ആ ശരിയാണ് പിന്നെ നീ പറഞ്ഞ വഴിയിൽക്കൂടെ പോയപ്പോഴാണ് ഒരു light ഉം വെളിച്ചമൊക്കെ അവിടെ വന്നത് അല്ലെ ആ അത് വളരെ ശരിയാണ് എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ car നിറുത്തിയില്ലേ അതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഒരു പെരിന്തൽമണ്ണ എത്തിയപ്പോഴാണ് നമ്മൾ ഏർ ഭക്ഷണം കഴിക്കാൻ hotel ൽ കയറിയത് അതൊരു വലിയ hotel ആയിരുന്നു അല്ലെ ആ അത് ഒരു വലിയ hotel ആയിരുന്നു അവിടുന്ന് ഞാനും മാമനും ആയിരുന്നു hotel ൽ നിന്ന് ഭക്ഷണം വേടിക്കാനായി പോയിരുന്നത് parcel ആയിരുന്നു വേടിച്ചിരുന്നത് കാരണം car ൽ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു hotel ൽ വളരെ തിരക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് തിന്നാൻ നമുക്ക് സുഖമുണ്ടാവില്ല എന്ന് പറഞ്ഞ് car ൽ ഇരുന്ന് തന്നെ രാത്രിയായത് കൊണ്ടുതന്നെ നല്ലവണ്ണം തണുപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ആ ശരിയാണ് ഏർ നമ്മൾ എന്തെല്ലാം ഭക്ഷണമാണ് കഴിച്ചിരുന്നത് നീയൊന്ന് പറയുമോ നമ്മൾ പു പൊറാട്ടയും അതുപോലെതന്നെ beef കുറുമയും അതിലേക്കുള്ള സി ചാറും chicken പൊരിച്ചതുമായിരുന്നു തിന്നിരുന്നത് അല്ലെ അതെ ശരിയാണ് നമ്മൾ car ൽ ഇരുന്നായിരുന്നു തിന്നത് ചിലരൊക്കെ dicky ലായിരുന്നു ഇരുന്നത് ചിലരൊക്കെ back seat ൽ രണ്ടു പേർ മുന്നിലായിരുന്നു ഇരുന്നത് അടിപൊളിയായി നമ്മൾ കഴിച്ചു അല്ലെ ആ plate ലൊക്കെ ഇട്ട് നല്ല വൃത്തിയോടെ തന്നെയായിരുന്നു കഴിച്ചിരുന്നത് എല്ലാവർക്കും ഏർ മൂന്ന് പൊറാട്ട വീതം ഉണ്ടായിരുന്നു ഏർ വയറെല്ലാം വയറെല്ലാം നിറഞ്ഞി രുന്ന ആ സന്തോഷത്തോടെ നമ്മൾ എല്ലാം കഴിച്ചു അല്ലെ ആ ശരിയാണ് എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ടു മാണി ആയിട്ടുണ്ടാവും അല്ലെ ആ അത് വളരെ ശരിയാണ് പന്ത്രണ്ടു മണിയോളമായിരുന്നു എന്റെ അടുത്തായിരുന്നു phone ഞാൻ സമയം നോക്കിയിരുന്നു map ലൂടെ നോക്കുവാൻ വേണ്ടി ഞാനായിരുന്നു എന്റെ അടുത്തായിരുന്നു phone അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പന്ത്രണ്ട് മണിയോളമായിരുന്നു അവിടുന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു അല്ലെ ആ ശരിയാണ് നീ പറഞ്ഞത് എന്നിട്ട് നിന്നെയും നിന്റെ അനിയൻ അനിയനെയും ഞങ്ങൾ വീട്ടിൽ നിന്റെ വീട്ടിൽ കൊണ്ടു വന്നിരുന്നു അല്ലെ ആ അത് വളരെ ശരിയാണ് ഞങ്ങൾ എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എല്ലാം ഉറങ്ങിരുന്നു നമ്മൾ എന്റെ വീട്ടിലൊക്കെത്തിയപ്പോഴേക്കും ഒരു മണിയോളമായിരുന്നു എല്ലാവരും ഉറങ്ങിയ സമയമായിരുന്നു ഞങ്ങൾ ഏർ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു പോവാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഇനി സാരമില്ല ഇനി കുറച്ചുകൂടെ ഉള്ളൂ അല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ പോയിരുന്നു അല്ലെ ആ ശരിയാണ് നീയത് പറഞ്ഞു പക്ഷെ ഞങ്ങൾ നിന്നില്ല പിന്നെ കുറച്ചുള്ളൂവല്ലോ ദൂരം ഞങ്ങൾ ഞങ്ങളുടെ ഏർ വീട്ടിലേക്ക് പോയില്ല ഞങ്ങൾ നമ്മ നമ്മളുടെ ഉമ്മയുടെ വീട്ടിലേക്ക് തന്നെ ഏർ വന്നു കാരണം അത്രക്കും ഏർ രാത്രിയായിരുന്നു പിന്നെ ഞങ്ങൾ രാവിലെ പോവാമെന്ന് കരുതി ആ ഞ ഞങ്ങൾ വീട്ടിലേക്ക് അന്ന് വന്ന് ഉറങ്ങിയിരുന്നു എനിക്ക് വളരെയേറെ സങ്കടമുണ്ടായിരുന്നു കാരണം ഉമ്മാന്റെ വീട്ടിൽ കുറെ ദിവസം നിന്നിട്ടാണ് നമ്മൾ tour പോവാൻ ഉദ്ദേശിച്ചിരുന്നത് ഉദ്ദേശിച്ച സമയം തന്നെയും ഉദ്ദേശിച്ച തന്നെയും ഇങ്ങോട്ട് പോന്നപ്പോൾ വളരെയേറെ സങ്കടമുണ്ടായിരുന്നു ഇവിടെ ഞാനും എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ അനുജനും അനുജത്തിയും മാത്രം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങലുള്ള എന്റെ മൂത്തമ്മാന്റെ അത് ശരിയാണ് എന്നാൽ നമുക്ക് അടുത്ത class ൽ പറയാമല്ലേ ആ അതും ശരിയാണ് എന്ന നന്ദി നമസ്ക്കാരം

പണിപ്പെട്ടു പറ്റിച്ചു കൊണ്ട് നടക്കുന്ന ഭോഷ്‌ഠർക്ക് ഭോഷ്ഠർ വിഡ്ഢികൾ വിഡ്ഢികൾ കൊറ്റിനു മാത്രം കൊറ്റു മാത്രം പോലുമെങ്ങുംകഴില കൊറ്റു ഭക്ഷണം ആണേ കൊറ്റു ഭക്ഷണം മറ്റുള്ളതോ പിന്നെ ഒട്ടും നിനയ്ക്കണ്ട നീറ്റിലെപോളയ്ക്കു തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഖിക്കുന്നു മനുഷ്യൻ നീറ്റിലെപോളയ്ക്കു തുല്യമാം അടിവരയിട്ടു വെക്കുക മക്കളെ very important ആ നീറ്റിലെപോളയ്ക്കു തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഖിക്കുന്നു മനുഷ്യൻ ചിലപ്പോ ഈ വരി തന്നെ തന്നിട്ട് സമകാലിക ചിന്തകളോട് ഈ വരികൾക്ക് കണ്ടെത്തുക അപ്പോൾ മക്കളെ എന്തൊക്കെ എഴുതണം നേരത്തെ നമ്മൾ കണ്ട എന്തൊക്കെ എഴുതണം ഏർ പണം ഉണ്ടാക്കാൻ മനുഷ്യർ നടത്തുന്ന പ്രയത്നത്തെക്കുറിച്ച് കവി എങ്ങനെയാണ് പരിഹസിക്കുന്നത് അപ്പൊ അങ്ങനെ ശ്ലോകങ്ങൾ ഉണ്ടാക്കുന്നു ഓർത്തു വെക്കണം മക്കളെ ശ്ലോകങ്ങൾ ഉണ്ടാക്കിയാൽ എൻ്റെ ദുഃഖം തീരുമെന്ന് ഓർത്ത് ശ്ലോകം ചമയ്ക്കുന്നു ശ്ലോകം കൊടുത്തിട്ട് പട്ടു കിട്ടിയാൽ അവർക്ക് മതിയാവുന്നുല്ല കാരണം പണം തന്നെ വേണമെന്നു നിരൂപിക്കുന്നു ചിലർ പാട്ടു പഠിക്കുന്നു കൊട്ട് സാധിക്കുന്നു കൊട്ട് പഠിക്കുന്നു പാട്ടു സാധിക്കുന്നു ചിലര് വൈദ്യം പഠിക്കുന്നു ചിലർ ആയുധ അഭ്യാസം പഠിക്കുന്നു ചിലരു വായന പഠിക്കുന്നു ചിലർ മന്ത്രവാദം പഠിക്കുന്നു ഇങ്ങനെ പണം ഉണ്ടാക്കാൻ മനുഷ്യൻ നടത്തുന്ന എല്ലാ കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ നിങ്ങളുടെ ഓരോ ജില്ലകളും എല്ലാ ജില്ലകളും പതിനാലു ജില്ലകളു എടുത്തു പരിശോധിച്ചാൽ ഓരോ ജില്ലകളും ഉള്ള ഏതൊരു മന്ത്രവാദം കൊണ്ട് തട്ടിപ്പിനിരയായ ഒരാളെങ്കിലും ഈയടുത്ത് സ്വർണ ചേന കുഴിച്ചെടുക്കാം അഞ്ചുലക്ഷം രൂപയുടെ യാഗം നടത്തണം എന്ന് പറഞ്ഞിട്ട് college professor മാരായ ഭാര്യയും ഭർത്താവും ദമ്പതിമാർ കൊടുത്തു അഞ്ചുലക്ഷം പറമ്പു നിറച്ചും സ്വർണ ചേനയുണ്ട് അത് കുഴിച്ചെടുക്കാനാന്ന് പറഞ്ഞിട്ട മന്ത്രവാദത്തിലൂടെ തൊട്ടപ്പറത്തുള്ളവൻ്റെ കുടുംബം നശിച്ചു പോകാൻ ഇവിടെ കൂടോത്രം ചെയ്യുന്നു അല്ലേ എന്തെല്ലാം എന്തെല്ലാം തക്കിട തരികിട പരിപാടികളാണ് പണം ഉണ്ടാക്കാൻ മനുഷ്യൻ എന്നും ഈ technology അല്ലെങ്കിൽ ഈ ഈ സാങ്കേതികവിദ്യ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് അങ്ങനെ ഒരു ചോദ്യം മക്കൾ നിർബന്ധമായും കിട്ടും പണം എങ്കിലും ഇപ്പോൾ എന്ന പാഠത്തിൽ നിന്ന് ആഹ് നോക്കേണ്ടതുണ്ട് എന്നുള്ളതും ഒന്നോർത്തു വയ്ക്കുക ഇനി ആഹ് ഏർ Clear അല്ലേ മക്കൾക്ക് Clear ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏർ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നാളെ ഉള്ള ഒരു tension നും വേണ്ട എന്ന് ആദ്യമേ പറയാണ് ഇങ്ങനെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങൾ തന്നെയേ വരൂ നമ്മളെ ഇന്നലത്തെ മലയാളത്തിലൊക്കെ ഇവിടെ ചർച്ച ചെയ്യാത്ത ഒരു ചോദ്യം പോലും വന്നിട്ടില്ല okay അപ്പോൾ നമുക്ക് ഒരു ചെറിയ break എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ദാ പോയി ദേ പോയി ദാ വരൂ okay രണ്ടു minute നിങ്ങൾ കാത്തിരിക്കുക ഒറ്റ minute കൊണ്ട് നമുക്ക് വരാം okay okay അപ്പൊ Sir ഒരു ചെറിയ Break എടുക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും നന്നായിട്ട് Sir നെ Support ചെയ്യുന്നുണ്ട് ഇനിയും Support ചെയ്തുകൊണ്ടിരിക്കുക

sir അവസാനൊക്കെ ആയിരിക്കും പറയുന്നേ അതൊക്കെ ചിലപ്പോ പരീക്ഷ വന്നാ എന്താണ് നിങ്ങൾക് ചെയ്യാൻ പറ്റില്ല answer കൊടുക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളെന്ത് ചെയ്യാ വളരെ കുറച്ചു സമയം കൂടി sir നിങ്ങള്ക്ക് വേണ്ടി class എടുക്കാൻ ഉണ്ടാവുള്ളു ആ സമയം എന്ത് ചെയ്യാ നിങ്ങൾക്ക് മടിയൊക്കെ വരുവായിരിക്കും നിങ്ങൾക് ക്ഷീണം കുറെ നേരം Screen ലേക്ക് നോക്കിനിരുന്നു നിങ്ങൾക്ക് അതൊക്കെ ക്ഷീണായ ഒക്കെ വരുമായിരിക്കും നിങ്ങൾ ചെറിയ കുട്ടികളാണെന്ന് മനസ്സിലാകുന്നുണ്ട് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ കുറച്ചു നേരം കൂടി എന്ത് ചെയ്യാ പിടിച്ചിരിക്കുക കാരണം Sir വെച്ചിരിക്കുന്ന ഓരോ വാക്കുകളും നാളെ പരീക്ഷയ്ക്ക് Important ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വേണം ഇരിക്കാൻ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടില്ല ല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കി Sir പറഞ്ഞ ഒരു ഒരു നിങ്ങൾ എടുക്കുന്ന ചായ കുടിക്കാൻ എങ്കിലും പോയി പത്തു minute തിരിച്ചു വരാം എന്നൊക്കെ വിചാരിച്ചു ഒരു പത്തു minute തിരിച്ചു വരികയും ചെയ്തു ആ പത്തു minute ലു sir പറഞ്ഞ കാര്യണ് നിങ്ങൾ പരീക്ഷക്കുവന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അഞ്ചോ ആറോ mark ഒക്കെ A plus ഒക്കെ അതുകൊണ്ട് മാത്രം പോകും okay അപ്പോൾ ഞാൻ പേടിപ്പിക്കല്ല പേടിപ്പിക്കല്ല ഞാൻ just പറയുന്നേയുള്ളൂ ന്താണ് നിങ്ങൾ എന്തു ചെയ്യരുത് വെറുതെ അങ്ങനെ mark കളയരുത് ശ്രദ്ധിച്ചിരിക്കുക complete class okay പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ പരീക്ഷ ഒക്കെ എങ്ങനെ പോകുന്നു ഹിന്ദി exam എങ്ങനെയുണ്ടായിരുന്നു english പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അറിയിക്യാ ഈ Live chat എന്നെ പറയും ഞാനിവിടെ നിക്കുന്നുണ്ട് ട്ടോ Comments ൽ മാത്രമല്ല live chat ലും പറയാം okay അതിനാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത് അപ്പൊ അതൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം Examiner ൻ്റെ Class ഒക്കെ Useful ആണെന്ന് വെച്ചാൽ Useful ആണെന്ന് തന്നെ live chat ൽ അങ്ങോട്ട് പറയുക കാരണം നിങ്ങളിൽ പലരും okay നിങ്ങളിപ്പോൾ എട്ടാം Class ആയിട്ടേ ഉള്ളു ഇനി ഒമ്പതുണ്ട് പത്തുണ്ട് നിങ്ങളും ചേട്ടനും ചേച്ചിമാരും ഒക്കെ Examiner ൻ്റെ കൂടെ പഠിച്ചതുപോലെ നിങ്ങളും പലരും Examiner ൻ്റെ Batch ൽ പഠിക്കാൻ പോകുന്ന Students ആയിരിക്കാം okay ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും

നിങ്ങൾ ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള Class ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അത് ഒരു Compromise ഇല്ല അത് Guarantee യാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് അത് അല്ലേ ആ ഒരു വലിയ ഒരു Journey യുടെ തുടക്കം മാത്രമാണിത് അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ ready ആയിരിക്ക്യ examiner ശരിക്കതെ മുഖം നിങ്ങളിനി അടുത്ത വർഷൊക്കെ കാണാനിരിക്കുന്നെ ഉള്ളു ട്ടോ പിന്നെ ഞാൻ just ഒന്നും കൂടി എന്ത് ചെയ്യാ നിങ്ങള്ക് നിങ്ങടെ next പരീക്ഷയുടെ plan അങ് പറഞ്ഞു തരാം നമ്മക്ക് ഹിന്ദിയുടെ നിങ്ങക്ക് live class തരാൻ പറ്റാത്തതിൽ ഞങ്ങക്കും വല്യ സ സങ്കടമുണ്ട് sir നു അന്ന് live class എടുക്കാൻ പറ്റിയില്ല നിങ്ങക്ക് വേണ്ടി ട്ടോ പേടിക്കണ്ട ആവശ്യമില്ല ഇനിയുള്ള എല്ലാ പരീക്ഷയിലും examiner ൻ്റെ live class എന്നെ ഉണ്ടാകും

maths ആയിക്കോട്ടെ എല്ലാത്തിനും ഞങ്ങൾ നിങ്ങളെ ഒപ്പം ഉണ്ടാവാൻ ട്ടോ ready അപ്പൊ ആരും പേടിക്കണ്ട ആവശ്യമില്ല ആരും stress എടുക്കേണ്ട ആവശ്യമില്ല ആരും tension അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങടെ എല്ലാ പരീക്ഷക്കും examiner നിങ്ങടെ കൂടെ ഉണ്ടാകും okay ready പിന്നെ എന്തൊക്കെയാണ് ആഹ് നിങ്ങക്ക് examiner ഷാജി sir ൻ്റെ power എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഷാജി sir dialogue ഒക്കെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു ന്നു മനസിലായി live നോക്കിയപ്പോ കുറെ പേര് sir sir mass ആണ് sir പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്ടോ അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർമിപ്പിക്കുകയാണ് sir mass ഇവിടെ മാത്രമല്ല Sir Theatre ലും mass ആയ ഒരു sir ആണ് sir ഇതിനുവേണ്ടി Cinema കളിലൊക്കെ അഭിനയിച്ച Sir ആണ് അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും സിനിമയിലൊക്കെ Sir നെ identify തീർച്ചയായും live chat ൽ ഒന്ന് പറയുക Sir നോട് പറയുക sir നു വല്യ സന്തോഷായിരിക്കും ട്ടോ പിന്നെന്താണ് Biology ഇഷ്ടം Biology ഉണ്ട് Physics ഉണ്ട് Chemistry ഉണ്ട് നിങ്ങള് Science എന്ന് പറയും അല്ലെ